ആ എവ് എവിടായിരുന്നു വീട്ടിലെര്ന്നു ഇപ്പൊ പൊറത്ത് പോയി വന്നതാ

ഈ യാത്രകളൊക്കെ ഇഷ്ട്ടല്ലാത്ത ആൾക്കാരിണ്ടോ ഇന്നാ നമ്മുക്കിന്ന് യാത്രെ കുറിച്ചിട്ട് ചർച്ചയാം

ആ ഉം എന്താണ് ഈ യാത്രകളോട് കൂടുതലായിട്ട് ഇഷ്ട്ടം തോന്നാൻ കാരണം യാത്രകൾ പോവുമ്പോ ഞമ്മളെ മനസും ശരീരോക്കെ നല്ല ഈ ഉത്സാഹം പോലെ തോന്നും നമ്മൾ മനസ് എത്ര വേഷമങ്ങളുണ്ടെങ്കിലും അതൊക്കെ മറന്ന് പോവും നല്ല ക്ലിയറാവും നല്ല സന്തോഷെക്കാരം അതെ ആ അത് ശരിയാണ് ഉം എത്ര വേഷമണ്ടെങ്കിലും നമ്മുക്കൊരു യാത്രക്കെ പോവുമ്പോ ആഹ് അവിടുത്തെ ക്ലൈമറ്റ് ആ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണ് കാണുമ്പോ അതൊരു മനസിന് വല്ലാത്തൊരു

ഒരു സന്തോഷം തോന്നും എങ്ങനത്തെ യാത്രകളാണ് കൂടുതലായിട്ട് ഇഷ്ട്ടപ്പെടുന്നത്

കൂടുതൽ ഇഷ്ട്ടപെടുന്ന പഞ്ഞ ഇങ്ങനെ ഒരു ഈ എന്താണ് കൂടുതൽ

ദൂര യാത്ര ൨ ദൂര യാത്ര

ആ അങ്ങനേണ് ലെ ദൂര യാത്ര ചെയ്യുമ്പോ ഏഹ്മ് ശാര് ഏഹ്മ് ശാ ശാരീരികമായിട്ട് ഇങ്ങനെ ഏഹ് എന്തെങ്കിലൊക്കെ പ്രേശ്നങ്ങൾ ഇണ്ടവാറ്ണ്ടോ

ഏയ് അങ്ങനെ ഒന്നുണ്ടാവല്ല പിന്നെ തുടർച്ചായിട്ട് യാത്രല്ലെ മ്മള് എടക്കൊക്കെ നിന്ന് ഭക്ഷണം കഴിക്കും വിഷ്രമിക്കും പിന്നെ ഞമ്മള് നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടാണെങ്കി അവിടെ പോയി നിക്കും ഉം അങ്ങനക്കെ

ഏ വളരെ അധികം ആസ്വദിച്ചു അതൊക്കെ മനസിൽ ഇപ്പഴും ഏഹ് പതിങ്ങി നിക്കാറ്ണ്ട് ലെ ആ പതിങ്ങിനിക്കാറ്ണ്ട് എപ്പഴും നല്ല രസെക്കാരം അതൊക്കെ അലോയിക്കുമ്പെ ആ മനസിന് നല്ല വേഷ്‌മം തോന്നുമ്പോ എപ്പഴെങ്കിലും ഏഹ് ഇങ്ങനൊരു യാത്രെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനക്കെ പോയിട്ട്ണ്ടോ ആ ഈ വീട്ടിനുള്ളിൽ ഇങ്ങനെ അടങ്ങി ഇരിക്കുമ്പോ എങ്ങോട്ടെങ്കിലും ഒന്ന് ഒര് യാത്ര പോവാ അപ്പ നമ്മുക്കൊര് ക്ലീറാവുമോ ഒന്ന് ഒല് എന്താണ് ശരിയാവും മനസൊക്കെ അതെ ലെ ഏഹ്മ് ഇങ്ങള് പോയിട്ട്ള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എന്താണ് ഇഷ്ട്ടായിട്ട്ളെ തോന്നിട്ട്ള്ള സ്ഥല ഏതാണ്

മൂന്നാറൊക്കെ നല്ല അടിപോ നല്ല സ്ഥലങ്ങളാ അതെ ലെ ആ യാത്രയിൽ കൂടുതലായിട്ട് ഇഷ്ട്ടം തോന്നിട്ട്ള്ളത് ഏഹ് തൊട്ടു തൊട്ടിട്ട്ള്ളത് ലെ അങ്ങനെ പിന്നെ വിദേശ യാത്രകളൊക്കെ ഇഷ്‌ട്ടാണോ

വിദേശ യാത്രകളൊക്കെ ഇഷ്ട്ടാണ് പഷേ പോയിട്ടൊന്നൂല്യ വിദേശത്തും പോണം ആ അതെ ലെ എപ്പഴെങ്കിലും അഗയം തോന്നീട്ടുണ്ടോ വിമാനത്തിലൊകൊന്ന് യാത്ര ചെയ്യണം അങ്ങനൊക്കെ ഏ അതൊക്കെ അഗ്രഹണ്ട് ഇതാണ് ലെ എപ്പഴാണീ ഈ വിദേശ യാത്രകൾ നമ്മളിപ്പോ കൂടുതലായിട്ട് ഇഷ്ട്ടം തോന്നാനൊരു കാരണ ണ്ടാവോലോ ഇൻക്ക് നമ്മ്ക്ക് ഏഹ് എന്നെങ്കിലും

ഒന്ന് പോയി കാണണം എന്നുള്ള ആഗ്രഹെക്കാരം അല്ലെങ്കി നമ്മക്ക് ജോലിടെ ഭാഗായിട്ട്ളേ അതേക്കാരം അല്ലെങ്കി നമ്മക്ക് അവിടെ ഉം ഏഹ് ഏഹ് അവിടെ മേക്കണം അങ്ങനത്തെ ഒരു ഒരു ആഗ്രഹെക്കാരം നമ്മൾ ഏത് ഏത് തരം ആഗ്രഹങ്ങളാണ് ഇണ്ടായിട്ട് ഇണ്ടായ്ന്നത്

എല്ലാ സ്ഥലങ്ങളൊന്ന് കാണാ കൂടുതലവിടെ നിക്കണം ന്ന് ഒന്നൂല്യ ഒര് മൂന്ന് മാസം നാല് മാസം അങ്ങനയൊക്കെ നിന്ന് അവ്ടെ അവ്ടെ എല്ലാ സ്ഥലനങ്ങളും നല്ല ഭംഗിള്ള സ്ഥലങ്ങളൊക്കെ കാണാ

അങ്ങനെ അവിടൊരു ഇതായിട്ട് പിന്നെ നമ്മള് പിന്നൊക്കെ നമ്മടെ നാടനെ സുഖം

പിന്നെ നല്ല എന്താണ് രസണ്ടാവും എല്ലാട്ത്ത്ക്കും പോവുമ്പോ നല്ലൊരു എന്താണ് അതെല്ലാ സ്ഥലങ്ങളും കാണുന്ന നല്ല സന്തോഷോക്കേണത്രേ

അതന്നെ ആ പിന്നെ ഫാമിലിയായിട്ട് പോവാനാ സോറി കുടുംബങ്ങളോട് കൂടെ പോവാനാണോ ഇഷ്ട്ടം അല്ല അതോ എന്താണ് നമ്മടെ കൂട്ടുകാരുമായിട്ടൊക്കെ പോവാനാണോ ഇഷ്ട്ടം

ഞമ്മടെ കൂ കൂട്ടുകാരപ്പം പോവുമ്പോ അതിലുണ്ടൊരു രസം പിന്നെ ഞമ്മളെ കുടുംബത്തിനോടപ്പം പോവുമ്പോ അതിൻറേതായ അതിലുള്ളൊരു രസം